നമസ്കാരം അമറേ, നമ്മുടെ ഡോക്ടർ അല്ലേ?

ആ ഞാനിപ്പ ഉള്ള ആ ഒരു

ഇത് കഴിഞ്ഞു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമൊക്കെ

ആ ഞാൻ ഏ എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ

കായികപരമായി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകാരണം എനിക്ക് അത്യാവശ്യം നല്ല ഉന്മേഷം ഒക്കെ ലഭിക്കും. അതുകാരണം ഞാൻ തീർച്ചയായും തീർച്ചയായും വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ദിവസം രാവിലെ എണീക്കുമ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തി ചെയ്താൽ

അതെ തീർച്ചയായും നമുക്കൊരു പ്രത്യേകതതരം ഉന്മേഷം കിട്ടുന്നതാണ്. അതുപോലെ ഞാനും പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും

എന്തെങ്കിലും തരത്തിൽ വ്യായാമം അതെ

അപ്പോ എനിക്ക് പന്തുകളി വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായതു കൊണ്ട് തന്നെ രാവിലെയെണീറ്റ ഉടനെ തന്നെ പന്തു കളിക്കാൻ പോയാരുന്നു. അതെ അതെ പ്ര പ്രത്യേകിച്ചിപ്പോ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതെ നമ്മുടെ നാട് മൊത്തം ആവേശത്തിലാണ്.

അതെ അതെ നമ്മുടെ നാട് ശരിക്കും എനിക്ക് തോന്നുന്നു തിരിച്ചറിയുന്നു പന്തുകളിയുടെ വില കായികത്തിൻറെ വില എല്ലാം.

വളരെ പണ്ടുകാലത്ത് നിന്ന് വെച്ചുനോക്കുമ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് ഇപ്പോ ഇത് അധികം.

ഇതിന് ശരീരത്തിനേയും അതേപോലെതന്നെ മനസ്സിനേയും ഒരുപോലെ ഉന്മേഷം പകരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൻറെ ആവശ്യകത ഇന്നത്തെ സമൂഹത്തിൽ വളരെ അധികമാണ്.

അതെ അതെ പക്ഷേ തിരിച്ചറിയുന്നു ഇപ്രാവശ്യത്തെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല

അതെ എല്ലാവരും ഇതിൻറെ വെല മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ അതെ അസുഖങ്ങളെല്ലാ അസുഖങ്ങളെല്ലാവർക്കും വളരെ കുറവാണിപ്പോ. അധ്വാനിക്കുന്ന കൊണ്ടും കായികപരമായി എല്ലാം കായികക്ഷമത വളരുന്ന കൊണ്ടുമൊക്കെ അസുഖങ്ങളും എല്ലാം വളരേ വളരേ കുറവാണ്. അതെ ഇന്നത്തെ സമൂഹത്തിൽ ഇതിൻറെ ഒരു ആവശ്യകത കൂടുതലുമാണ്. കാരണം ഇന്ന് എന്ന് പറയുന്നത്

അതെ ഏഹ് ഭക്ഷണപദാർത്ഥങ്ങൾ

പെട്ടെന്ന് ശരീരത്തിന് കേടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോ . ഇതു കഴിക്കുകയും അതിനോടൊപ്പം വ്യായാമവും അതുപോലെ കായികപരമായ മറ്റ്

നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഏ വളരെ മോശമായിരിക്കും. കാരണം നമ്മുടെ ശരീ

ഇപ്പോളതിൽ ചെറിയ ആ ഭക്ഷണം ഭക്ഷണം വളരെ

അതെയതെ.

അതെ ആരും അവരുടെ ശരീരത്തെ കുറിച്ച് യാതൊരു അതേ ഒക്കെ ശരിയാണ്. അതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.

എല്ലാവർക്കും താല്പര്യം ഉള്ളതും പന്തുകളിയായിരിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ലേ?

ആ അത് വളരെ ശരിയാണ് കാരണം

ഈ ലോകകപ്പിന്റെ ഈ ഒരു സമയം ആയതു കൊണ്ട് തന്നെ

ഇപ്പോൾ ഇതിൻറെ ഒരു പ്രസക്തി വളരെ കൂടുതലാണല്ലോ. അതെ അതെ. നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലാടത്തും ലോകകപ്പ് തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തച്ചാ വാർത്ത വെച്ചാൽ ലോകകപ്പ് ഓടി അതെ നമ്മൾ റോഡിലൂടെ എവിടെ വഴിയിലൂടെ പോയാൽ ലോകകപ്പ് എല്ലാടത്തും ലോകകപ്പ് സർവ്വം ലോകകപ്പ് മയം.

അതെ പക്ഷേ നമ്മുടെ രാജ്യം ഇനിയും ഇതിൽ കേറിയിട്ടുള്ളത് കേറിയിട്ടില്ല എന്നുള്ളതൊരു

നമ്മുടെ ദേശം ഇതുവരെ അതിൽ കയറിയിട്ടില്ല പക്ഷെ എന്നെങ്കിലും ഒരുനാൾ കേറുമെന്ന് പ്രതീക്ഷിക്കാം.

ഒരു പതിനൊന്ന് പേരെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് കാരണം ഓരോ രാജ്യങ്ങളും അവരുടേതായ കളിക്കാരെ ഇറക്കുമ്പോൾ അത് കണ്ട് ഇങ്ങനെ മറ്റുള്ള ഇതിൻറെ ഗതികേടാണ് നമ്മൾ അതെ അതെ ആ അതെ അതെ അതെ.

നമ്മള് ഈ ഈ വിഭാഗത്തിൽ വളരെ വളരെ പിന്നോട്ടാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. നാളത്തെ തലമുറ

നമ്മള് എന്തെങ്കിലും ചെയ്തു കണ്ടിട്ട് വേണം അവര് കേറി വരാൻ.

അതെ അതെ ഇന്ത്യയെ ലോകകപ്പിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം നമുക്ക്. അതെ പരിശ്രമങ്ങൾ നടത്തണം.

ഈ ദുബായ് അറബ് കൺട്രീസുകളിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ അവര് ആ ആഫ്രിക്കൻ വംശജരിൽ നിന്ന് ഏഹ് ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം കൊടുത്ത് അവരെ കളിപ്പിക്കും.

നമുക്കങ്ങനെ ചെയ്യാവുന്നതേയുള്ളൂ.

അതിനു പക്ഷേ വേറൊരു രാഷ്ട്രീയപരമായൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടൊന്നാമത് ഏ പെർ അഭയം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഈ അഭയം കൊടുക്കുന്നോരിൽ നിന്ന് അവരിൽനിന്ന് ചെറുപ്പം മുതലേ അവിടെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ.

അതിലും നല്ലത് നമുക്കിങ്ങനെ പുറത്തൂന്ന് ആൾക്കാരെ നമ്മളുടെ നാട്ടിൽ

നമ്മുടെ നാട്ടിൽ ശക്തരല്ലാത്ത കളിക്കാരുണ്ടെന്ന് ഋഥ്വിക് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല തീർച്ചയായിട്ടും ഇല്ല നമ്മള് പക്ഷേ നൂറ്റിയിരുപത് കോടി നമ്മൾ ഇത്രയും കാലമായിട്ടും

നമ്മള് ശ്രമിക്കണം നമ്മുടെ ശ്രമം

നമ്മക്ക് ഭാരതത്തിന് നേടാൻ പറ്റാത്തതായി എന്താ ഉള്ളത്?

അതെ ഞാനും അങ്ങനെ തന്നെയാ ഞാൻ തികഞ്ഞ ഒരു

എനിക്കു മനസ്സിലായി ദേശഭക്തിയാണ് നിനക്ക് തികഞ്ഞൊരു അമർ നിങ്ങളൊരു തികഞ്ഞ വിശ്വാസി

അഞ്ചോ ആറോ കൊല്ലത്തിനുള്ളിൽ നമ്മള് തീർച്ചയായിട്ടും എത്തിയിരിക്കും. പിന്നെ നമുക്കാർക്കും ആരേം നമുക്ക് തടുക്കാൻ പറ്റില്ല.

അതെ അതെ അതെ ഉം അങ്ങനെ ഈ പന്തുകളി അല്ലാതെ മറ്റു കായിക വിനോദങ്ങളിൽ എന്തെങ്കിലും ഏ ഏർപ്പെടാറുണ്ടോ?

ചതുരംഗം അത് അത് ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണല്ലോ? ഒന്ന് കായികം ഒന്ന് കരുത്ത് ബുദ്ധി

അതൊരു കായിക ഇനമായി കൂട്ടാൻ പറ്റ്വോ?

അതൊരു കായിക ഇനമായി കൂട്ടാൻ പറ്റ്വോ ചതുരംഗം? പറ്റും തീർച്ചയായിട്ടും അങ്ങനെ കൂട്ടാം. നമ്മളെ വിശ്വനാഥൻ ആനന്ദ്, മാഗ്നസ് കാൾസൺ ഇവരൊക്കെ വല്യ വല്യ കായിക താരങ്ങൾ അല്ലേ? നമ്മളങ്ങനെയാണ് പറയാറ്. ഓ ആണല്ലേ ഞാൻ വിശ്വസിച്ചിരുന്നത് കായികപരമായി നമ്മൾ അപ്പോ വലിയ വലിയ ഇവൻറുകള് മത്സര മുമ്പോട്ടു നീങ്ങിയ എന്നുവച്ചാൽ ശരീരത്തിനധ്വാനമുള്ള കളികൾ മാത്രമേ കായികപരമായിട്ടുള്ള ആ നമ്മള് ശാരീരിക അധ്വാനം ഇല്ലെങ്കിലും മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് വളരെ

അധ്വാനം വേണ്ട ഒരു പ്രവൃത്തിയാണ് വിനോദം ആണെന്ന് കായികവിനോദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.

ആ അതെ അത് ശരിയാണ് കാരണമിപ്പോൾ കുട്ടികളിലെ ഒരു ഒരു കഠിനപ്രയത്നം വേണ്ട

ഏ നമുക്ക് ഇത് അധ്വാനത്തിനേക്കാൾ കൂടുതൽ വേണ്ടത്

വളരെ നിർണായകമായ ഒരു കളിയാണിത്. അതെ അതെ ആ പലതരം കാര്യങ്ങള് നേ

പലതരം പ്രതിസന്ധികൾ നേരിടാനും അതിനെ അതിജീവിക്കാനും ഉള്ളൊരു

അതെ അതെ ശരിയാണ് വളരെ ശരിയാണ്. ഉം അതെ അതെ പിന്നെ ഏതൊക്കെ കായികവിനോദങ്ങളാ നമുക്കുള്ളത്? നമ്മള് മുന്നിൽ നിൽക്കുന്നത്? നമ്മുടെ ദേശീയ കായിക വിനോദമായ ഒരു ഹോക്കി എന്നുപറയുന്ന ആ ഹോക്കി തീർച്ചയായിട്ടും നമ്മൾ ദേശീയ വിനോദമായി കണക്കിലാക്കുന്ന ഹോക്കി. ഹോക്കിയിലെനിക്ക് തോന്നുന്നു നമ്മള് പണ്ട് ഒരുപാട് മുന്നിലായിരുന്നു.

നമ്മുടെ ദേശീയ കായിക ഇനമാണല്ലോ ഹോക്കി.

അപ്പോൾ അതിലേക്ക് തീരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഇപ്പോ പല വിദേശ രാജ്യങ്ങളും അതെയതെ കേറി വന്നിട്ടുണ്ട്. ആ ഒരുപക്ഷേ ആ അപ്പോൾ ഹോക്കി

ഇതുപോലും നമ്മൾ ഹോക്കിക്ക് കൊടുക്കുന്നില്ല എന്നുവേണം പറയാൻ. അത് വളരെ വിഷമകരമായൊരു കാര്യമാണ്.

പന്ത് ഹോക്കി എനിക്ക് തോന്നുന്നു കൂടുതലായി എല്ലാ കായിക കായികയിനങ്ങൾക്കും അതെ അതെ അതെ അതെ അതിന്റേതായ പ്രാധാന്യമുണ്ട്. അതെ എനിക്ക് തോന്നുന്നു ഹോക്കി കൂടുതലായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് വളരെ സജീവമായി ഇപ്പഴും നിലനിൽക്കുന്നത്.

നമ്മുടെ ദക്ഷിണ ദക്ഷിണ ഭാഗത്തേക്ക് അത്ര

അതെ അതെ അതെ ആഹ് അതെ ഒരുപാട് നല്ല നല്ല ഹോ ഹോക്കി കളിക്കാര് നമുക്ക് അഭിമാനിക്കാവുന്നതുണ്ട് മറ്റേ ധ്യാൻചന്ദ് ഒക്കെ

ആ അതെ അതെ ഛേത്രിയെ പറ്റി ഞാൻ കുറെയധികം കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അദ്ദേ കേട്ടിട്ടുള്ളൂ അതുകാരണം

നമുക്ക് സ്വർണ്ണമെഡൽ ഒക്കെ നേടിത്തന്ന വ്യക്തിയാണ്. അതെ അതെ അതെ പുള്ളി അതി പ്രഭ അതിപ്രഭയായ ഒരു മനുഷ്യൻ തന്നെ.

അതെ അതെ ഇതിഹാസം എന്നൊക്കെ പ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വം.

അതെ തീർച്ചയായും നമുക്ക് അതിലേക്ക് കടക്കാം.

അതെ ഓക്കേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാവിലെ എണീറ്റ് കായികപരമായി എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പന്തു കളിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ദിവസം മുഴുവനും ഒരു ഊർജ്ജം അതിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്.

ഊർജ്ജം തീർച്ചയായും തീർച്ചയായും ആ ഊർജ്ജം അതാണ്.

നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് എന്തും നേരിടാൻ എന്തും ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടും.

ഒരു അരമണിക്കൂർ മതിയാവും നമ്മള് അ അതെ എന്തുവന്നാലും നമ്മൾ തകർന്നു പോവില്ല.

ഒരു പന്തുമായി ഒരു മൈതാനത്ത് ചെല്ലുക അരമണിക്കൂറൊന്ന് തട്ടുക. അതു കിട്ടുന്നൊരു ഏഹ് ഒരു ഒരു കരുത്ത് ഒരു ഊർജ്ജം അത് വേറെ എന്തിന് നൽകാൻ പറ്റും?

അത് ശരിയാണ് വളരെ ശരിയാണ് അത് അതനുഭവിച്ചറിയുന്നതാണ് നമ്മൾ. ആ ഇല്ല ഇല്ല ശരിയാണ്. ഇല്ല പന്തുകളിയാണ് ലഹരി. നമ്മളൊക്കെ പന്തിനെ സ്നേഹിച്ചവരല്ലേ? അല്ലേ അമറങ്ങനെയല്ലേ?

അതെ അതെ തീർച്ചയായും തീർച്ചയായും.

അതെ ഉം പന്ത് എന്ന് പറയുമ്പോ കുറച്ച് അത്യാവശ്യം വലിയ പന്ത് തന്നെ വേണം ചെറുതു കൊണ്ട് കാര്യല്ല. വെറുതെ മൊക്കെ ഉണ്ടല്ലോ അവർക്കും കളിക്കണ്ടേ? ചെറുത് ഇഷ്ടമുള്ളവരുണ്ട് ഓരോരുത്തരുടെ താൽപര്യങ്ങളാണ് പിന്നെ അല്ലേ? അതെ അതെ ഞാനും വലിയ പന്താണ്

അതേയതേ അതേയതേ വലുത് പക്ഷേ വല്ലാണ്ട് വലുതായാലേ പെരുമാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയാ ഒരു ഇടത്തരം വലുത്.

നല്ല നല്ല നല്ല കാര്യമാണ്. പിന്നെ നിങ്ങളേ ദക്ഷിണ കേരളത്തിലെങ്ങനെ പന്തുകളി ഒക്കെ പ്രചാരം ഉണ്ടോ? ഒരുപാട് ഓ ഇവിടെ ഇപ്പോൾ തന്നെ

ആണ്‌ ല്ലേ ഇപ്പോ ആവേശമാണ് മൊത്തം. അത് എല്ലാവരും ആവശ്യമാണ് എല്ലാവരും വൈകുന്നേരമായാൽ പിന്നെ അതേയതേ പിന്നെയിത് ചർച്ചയായി ലോകകപ്പൊരു ചർച്ചയായി. എല്ലാരും സംസാരവും ചർച്ചകളും ഏ വീട്ടിൽ കളി കാണുക എന്നൊരു എല്ലാം സായാഹ്ന വാർത്തകളും

അതേയതേ അതേയതേ ഇനിയിപ്പം മിക്കവാറും ഒരു രണ്ടുമാസം അങ്ങനെ ഒന്നര മാസം അങ്ങനെ ആയിരിക്കും.

അതേയതേ തീർച്ചയായിട്ടും. പിന്നെ പിന്നെ നമുക്ക് ഒരുപാട് മത്സരങ്ങളുണ്ട്. പക്ഷേ ഭാരതം ഇപ്പോഴും പല കാര്യങ്ങളും പല മത്സരങ്ങളും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വലിയ വലിയ മത്സരങ്ങളിലൊന്നും പ്രാതിനിധ്യം കാണിക്കുന്നില്ല

ഇവിടെ ആദ്യം കളിച്ച ടൂർണമെൻറ് ക്രിക്കറ്റെന്നുള്ളൊരു കളിയിൽ നിന്നും മാത്രമാണ്.

അതെ അതെ അതിൽ നിന്നേറ്റവും അതേ തീർച്ചയായും അതേയതേ വെള്ള വെള്ളക്കാര് ഭരിച്ച കുറച്ചു നാടുകളിൽ മാത്രമേ ഈ ക്രിക്കറ്റ് എന്നൊരു ഗെ മത്സരം ഉള്ളൂ. ഓക്കേ ഒമ്പതോ പത്തോ എത്രയാ അത്? ആ വളരെ ചുരുങ്ങി ചുരുങ്ങിയ രാജ്യങ്ങൾ വളരെ കുറച്ച് അതേയതേ പക്ഷേ നമ്മളതില് അതേ പക്ഷേ ആ ആ ജേതാക്കളായിട്ടുണ്ട് അതഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ആണ്. പക്ഷേ എന്നാലും നമ്മൾ മറ്റുള്ളവരിലേക്ക് മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് എൻറെ ഒരു ആഗ്രഹം.

മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുകയും വേണം. അങ്ങനെയായാൽ മാത്രമേ നമ്മുടെ നാട്ടിലൊരു കായിക സംസ്കാരം ഉണ്ടാവുകയുള്ളൂ.

ഓക്കേ കായിക സംസ്കാരം ഉണ്ടായാലേ നമുക്ക് എന്തെങ്കിലുമൊരു നമ്മുടെ ജനതയെ വാർത്തെടുക്കാൻ നമ്മുടെ പിഞ്ചു ജനതയെ, യുവതലമുറയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതേയതേ നമ്മള് അതെ നമ്മള് വരാൻപോകുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും ഒന്നു ചെയ്തു കൊടുക്കണ്ടേ? ഒരു ചൂണ്ടുപലക.

അതേയതേ എന്തെങ്കിലുമൊക്കെ. തീർച്ചയായിട്ടും നമുക്കതിന് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ശരിയാണ് പിന്നെ ഇത് ഏ ഋഥ്വിക് ഇതുപോലെ രാവിലെ പന്ത് കളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഇടയ്ക്ക് കളിക്കാറുണ്ട്. ഓ അപ്പോ തളർന്നുപോകുമല്ലോ?

ഇല്ല നമ്മള് കഞ്ഞിവെള്ളം കഞ്ഞി വെള്ളം കുടിച്ചാൽ മതി. നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് കഞ്ഞി വെള്ളം കുടിക്കണം. കഞ്ഞിവെള്ളം ആണല്ലേ അപ്പൊ ആരോഗ്യത്തിന്റെ ര പന്ത് കളിയും ക അതേയതേ എനർജി അതെ ഒരു ഊർജ്ജം കിട്ടും. നമ്മളത് സ്ഥിരമായി ശീലിച്ചാൽ പ്രത്യേകമൊരു എന ഒരു ഊർജ്ജം ഉണ്ടാകും. പിന്നെ നമുക്ക് ആദ്യത്തെ രണ്ടുദിവസം ഒരു മടുപ്പൊക്കെ ഉണ്ടാകും. അത് ശീലമാക്കിയാൽ പിന്നതൊരു അത് ഇല്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥയിലെത്തും.

ആണല്ലേ ഞാനിപ്പോളാ ഒരു തുടക്കത്തിലെ അവസ്ഥയിലാണെന്ന് തോന്നുന്നു.

ആ തീർച്ചയായിട്ടും കഞ്ഞിവെള്ളം ഞാൻ ശുപാർശ ചെയ്യുന്നു.

ഓ ശരി കഞ്ഞിവെള്ളം ഞാൻ ഇനിമുതൽ അത് കുടിക്കാൻ ഞാൻ ശ്രമിക്കാം.

ആണല്ലേ ആ ശരി. അതെയതെ അതെ ഉം നമ്മടെ നാട്ടില് അസുഖം പമ്പ കടക്കും അതുപോലെ അസുഖം എല്ലാം പമ്പകടക്കും.

ശരിയാണ് ഇപ്പോൾ ഈ പൊതുവേ കായികപരമായ മുന്നോട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വളരെ കുറവായിട്ടാണ് കാണാറുള്ളത്. വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു നൂറിൽ ഒന്നോ അതുപോലും ഉണ്ടാവില്ല വളരെ വളരെ കുറവാണ്.

അവരുടെ ശരീരം എപ്പോഴും നല്ല ബലപുഷ്ഠമായിട്ട് ഇരിക്കുകയായിരിക്കും.

ഈ ഈ ഈ വിഭാഗം ആൾക്കാർക്ക് ഏഹ് മാനസികമായി അവര് നല്ലൊരു ഊർജ്ജത്തിലായിരിക്കും എപ്പോഴും ശാരീരികം മാത്രമല്ല മാനസികമായിട്ടും

എന്തും എ എ എന്തൊരു കാര്യത്തിനെയും വളരെ ശാന്തതയോടെ സമീപിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഏഹ് അതെ അതെ അതെ അതെ അതെ അതെ ശാന്തതയും സമാധാനവും വളരെയധികം ആവശ്യമുള്ള കളികളാണ് ഈ കായികപരമായിട്ട് മുന്നിട്ടുനിൽക്കുന്നത്.

അതെ അതെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് എന്തിനെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു സമീപനം

അതെ അതെ അതെ ശരിയാണ്. എല്ലാം അതെ അതെ എല്ലാം സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ്. അതെ അതെ ഉം പിന്നെ നമുക്ക്. കളികൾ എന്താണ് പൊതുവേ നമ്മൾ കാണാറ്? പിന്നീടിവിടെ ഈ കളികളൊക്കെ തന്നെയാണുള്ളത്. വേറെന്താ?

നമ്മൾ വേറെ വിഭാഗങ്ങൾ ഏഹ് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആൾക്കാർ മത്സരിക്കുന്ന വിഭാഗങ്ങൾ ഏഹ് ഒരു കൂട്ടമായിട്ട് അല്ലാണ്ട് ഒരു

ഓട്ടമൽസരം, നീന്തൽ മത്സരങ്ങൾ അങ്ങനെ പലത്. ആ അതെ നീന്തൽ മത്സരം എന്നു പറയുമ്പോൾ നമ്മൾക്ക് നാട്ടിൽ ഒരുപാട് കുളങ്ങളുണ്ട് പുഴകളുണ്ട് എന്തൊക്കെ രീതിയിൽ ആൾക്കാർക്ക് പങ്കെടുക്കാം? മെച്ചപ്പെടാനുള്ള അവസരങ്ങളുണ്ട്?

അതെ അത് ശരിയാണ് അത് ഒറ്റയ്ക്കുള്ള ഈ കൂട്ടമായി കൂടുന്നത് മാത്രമല്ലാതെ ഒറ്റയ്ക്ക് കളിക്കുന്നതിലും നമ്മൾ കൂടി അല്ല അത് മാത്രമല്ല കളികൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കളികളാണ്.

അതെ അങ്ങനെ നമ്മക്ക് രാജ്യത്തിനുവേണ്ടി പങ്കെടുത്ത എത്രയോ എത്രയോ ഒളിമ്പിക്സ് താരങ്ങളുണ്ട്. ഒണ്ടൊണ്ട് എങ്കിൽ ഋഥ്വിക്

നേരിട്ട് കാണുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതെ തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും വരാം വരണം നമുക്ക് നേരിട്ടാവുമ്പോൾ അതിൽ കൂടുതൽ സംസാരിക്കാം. ശരി എങ്കിൽ പിന്നീട് കാണാം ഋഥ്വിക്. അതെ അപ്പോൾ നമ്മൾ ശരി ഓക്കേ പോകാം തീർച്ചയായിട്ടും കാണാം.